Federation of International Football AssociationsFIFA ആണ് ഈ കളി നിയമങ്ങൾ പരിഷ്ക്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് football ഇനെ ജനപ്രിയമാക്കുന്നത്. ഇരുനൂറ് രാജ്യങ്ങളിലായി കോടിക്കണക്കിനാളുകൾ ഈ കായികവിനോദത്തിലേർപ്പെടുന്നുണ്ട്‌. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യന്‍ രാജ്യങ്ങള്‍ എന്നിവിടങ്ങളിലാണ്‌ football ഏറ്റവും പ്രചാരമുളളത്‌. FIFA യുടെ അംഗീകാരമില്ലാത്ത sevens football ന്‌ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരണമുണ്ട്‌. കളിക്രമം പതിനൊന്നു പേർ വീതമടങ്ങുന്ന രണ്ടു team ഉകൾ തമ്മിലാണ്‌ football മത്സരം. പന്ത് കൈക്കലാക്കി എതിർ team ഇന്‍റെ വലയില്‍ അഥവാ goal post ഇല്‍ എത്തിക്കുകയാണു ലക്ഷ്യം.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 പന്തു വരുതിയിലാക്കി കാലുകൾ കൊണ്ടു നിയന്ത്രിച്ച്‌ മുന്നോട്ടു നീങ്ങി team അംഗങ്ങള്‍ തമ്മിൽ പരസ്പരം പന്തു കൈമാറി goal വലയത്തിനടുത്തെത്തുമ്പോൾ goal keeper എ കബളിപ്പിച്ച്‌ വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം‌. പന്തു കൈക്കലാക്കി goal ആക്കാനായി ഇത്തരത്തിൽ team ഉകൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ്‌ football ഇനെ ആവേശഭരിതമാക്കുന്നത്‌. പന്തു കളിക്കളത്തിന്‍റെ അതിർത്തി വരയ്ക്കു പുറത്തേക്ക് പോകുമ്പോഴോ കളി നിയന്ത്രിക്കുന്ന referee നിർത്തി വയ്ക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകുന്നുള്ളു. പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന football ഇന്‍റെ നിയമങ്ങൾ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 trinity college ആണ്. ആയിരത്തി എണ്ണൂറ്റി നാല്‍പത്തിയെട്ടില്‍ ഇംഗ്ലണ്ടിലെ വിവിധ team ഉകളെ ചർച്ചയ്ക്കിരുത്തിയാണ്‌ ഇതു സാധ്യമാക്കിയത്‌. കളിനിയമങ്ങളുടെ ക്രോഡീകരണത്തിനുളള ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നില്‍ The Football Association അഥവാ FA എന്ന സംഘടനയുടെ രൂപവല്‍ക്കരണത്തിനു കാരണമായി. ആ വർഷാന്ത്യം football ന് ആദ്യ നിയമ പട്ടിക പുറത്തിറങ്ങി. കളിനിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്ക് പങ്കു വഹിക്കുന്നത്‌ International Football Association Board അഥവാ IFAB എന്ന സംഘടനയാണ്‌. ആയിരത്തി എണ്ണൂറ്റി എണ്‍പത്തി രണ്ടിനാണ് ഇത് രൂപികൃതമായത്. ആയിരത്തി തൊള്ളായിരത്തി നാലില്‍ പാരിസില്‍ രൂപം കൊണ്ട FIFA IFAB യുടെ യുടെ നിയമങ്ങൾ പിന്തുടരുമെന്നു പ്രഖ്യാപിച്ചു. കാലക്രമത്തിൽ football ഇലെ ഏറ്റവും ശക്തമായ സംഘടനയായി FIFA മാറി. ഇന്ന് IFAB യിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത്‌ FIFA യിൽ നിന്നാണ്‌. ആമുഖം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 ഈ നിയമങ്ങൾക്കു പുറമേ IFAB പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും കളിയുടെ നടത്തിപ്പിനായി ഉപയോഗിക്കുന്നു. ഓരോ ടീമിലും പതിനൊന്നു കളിക്കാരുണ്ടാവണം, പകരക്കാരെ കൂടാതെ. ഇവരിലൊരാൾ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

ഇതിൽ മോതിരം മാല എന്നിങ്ങനെയുള്ള ആഭരണങ്ങളും ഉൾപ്പെടും. കളി പുരോഗമിക്കുന്നതിനിടെ ചില കളിക്കാർക്ക്‌ പകരക്കാരെ ഇറക്കാം. രാജ്യാന്തര മത്സരങ്ങളും, മറ്റ്‌ ദേശീയ മത്സരങ്ങളും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി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 തോന്നുമ്പോഴാണ്‌ സാധാരണ പകരക്കാരെ ഇറക്കുന്നത്‌. അങ്ങനെ പകരക്കാരൻ കളത്തിലിറങ്ങിയാൽ ഏതു തരത്തിലും പ്രസ്തുത മത്സരത്തിൽ പിന്നീടു കളിക്കാനാകില്ല. സാധാരണയായി ഒന്നു മുതല്‍

എഴുപതു centi meter വരെ ചുറ്റളവും, നാനൂറ്റി പത്ത് മുതല്‍ നാനൂറ്റിഅമ്പത് വരെ gram ഭാരവും ഉണ്ടായിരിക്കും. അവയിലെ വായുമർദ്ദം സാധാരണ അന്തരീക്ഷമർദ്ദത്തിന്റെ പൂജ്യം point ആറു മുതൽ ഒന്ന് point ഒന്ന് വരെ വരെ മടങ്ങ് ആകും. ആദ്യകാലത്ത് ഏതാനും ഷഡ്ഭുജരൂപത്തിലുള്ള തുകൽക്കഷണങ്ങൾ തമ്മിൽ തുന്നിച്ചേർത്ത് ഗോളാകൃതിയിലാക്കിയാണ് കാൽപ്പന്തുകൾ നിർമ്മിച്ചിരുന്നത്. കാറ്റു നിറക്കാൻ അവക്കകത്ത് rubber കൊണ്ടുള്ള ഒരു bladder ഉണ്ടാവും. ഇതിൽ pump ഉപയോഗിച്ച് കാറ്റ് നിറച്ച് അതിന്റെ വായ് ഭദ്രമായി കെട്ടി പന്തിനകത്തു കയറ്റിവച്ച് പന്തിന്റെ പുറംവായ് shoe lace കൾ കെട്ടുന്ന മട്ടിൽ ചരടുപയോഗിച്ച്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 നൂറു മുതൽ നൂറ്റിപ്പത്ത് meter വരെ നീളവും അറുപത്തിനാല് മുതല്‍ എഴുപത്തിയഞ്ച് meter വരെ വീതിയുമുളള കളിക്കളമായിരിക്കണം. മുതിർന്നവരുടെ football മത്സരത്തിനുപയോഗിക്കുന്നത്‌. ദീർഘ ചതുരാകൃതിയിലായിരിക്കണം കളിക്കളം. നീളമുളള അതിർത്തിവര touch line എന്നും, നീളം കുറഞ്ഞത്‌ goal line എന്നും അറിയപ്പെടുന്നു. ഇരുവശത്തെയും goal line ഉകളിലാണ്‌ goal post ഉകളുടെ സ്ഥാനം. goal post ഇനു മുന്നിലുള്ള പതിനാറേ point

ഈ വരയ്ക്കു വെളിയിൽ വച്ച്‌ goal keeper പന്തു കൈകൊണ്ടു തൊട്ടാലോ, box ഇനുള്ളിൽ വച്ച്‌ goal ലക്ഷ്യമാക്കുന്ന കളിക്കാരനെ എതിർ ടീമിലെ defender fowl ചെയ്താലോ സാധാരണ ഗതിയിൽ penalty kick നൽകി ശിക്ഷിക്കപ്പെടും.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

പതിനഞ്ചു minute ആണ് ഇടവേള. മത്സരത്തിലെ വിജയിയെ കണ്ടെത്തണമെന്ന് നിർബന്ധമുളളപ്പോൾ ഉദാഹരണം ലോകകപ്പ്, knock out മത്സരങ്ങൾ പോലെ കളിയെ മുപ്പത് മിനുട്ട് അധിക സമയത്തേക്ക് നീട്ടുന്നു. എന്നിട്ടും, സമനിലയാണു ഫലമെങ്കിൽ penalty shootout നെ ആശ്രയിച്ചിരിക്കുന്നു. penalty shootout ഇലൂടെ വിജയികളെ കണ്ടെത്തുന്ന രീതി രീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകള്‍ മുതല്‍ രണ്ടു പരീക്ഷണങ്ങള്‍ നടത്തിയിരുന്നു,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

വീണ്ടും തുല്യത പാലിക്കുകയാണെങ്കിൽ മാത്രം രണ്ടാം പകുതിയോ shoot out ഓ തുടങ്ങുകയും ചെയ്യുന്ന രീതിയെ ആണ് ഇങ്ങനെ വിളിക്കുന്നത്. രണ്ടു രീതികളും ഇപ്പോൾ നിലവിലില്ല. Referee യാണ്‌ football മത്സരത്തിന്‍റെ സമയപാലകൻ. കളിക്കിടയിൽ പരിക്ക് കാരണം നഷ്ടപ്പെടുന്ന സമയം നാലാം referee യുടെ സഹായത്താൽ ഇരുപകുതികളിലുമായി കൂട്ടിച്ചേർക്കുന്നതും referee തന്നെയാണ്‌. ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സമയത്തെ injury time എന്ന് പറയുന്നു. കളിക്കളത്തിനകത്തുള്ള referee യാണ്‌ football മത്സരം നിയന്ത്രിക്കുക. കളിനിയമങ്ങൾക്കനുസരിച്ച്‌ കളി മുന്നോട്ടു കൊണ്ടുപോവുകയാണ്‌ referee യുടെ ദൌത്യം. Referee യുടെ തീരുമാനം അന്തിമമാണ്‌. പ്രധാന referee യെ സഹായിക്കുവാൻ

വൃത്തത്തിൽ നിന്നാണ് kickoff തുടങ്ങുന്നത്. Kickoff എടുക്കുന്ന ടീമിലെ രണ്ടു കളിക്കാരൊഴികെ ബാക്കിയുളളവർ മധ്യവൃത്തത്തിനു വെളിയിലായിരിക്കണം.

നമ്മുക്കെല്ലാ യാത്ര ചെയ്യാൻ ഇഷ്ടാണ് ല്ലേ. യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ഒത്തിരി suitable ആയിട്ടുള്ള ആഹ് കടൽ ഇഷ്ടമുള്ളവർക്ക് അന്യോജ്യമായ യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലുള്ള വർക്കല എന്ന സ്ഥലമാണ് ഒത്തിരിയധികം tourist ഉകൾ വർഷങ്ങളായി വന്ന് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതൊരു municipality ആണ് വർക്കല municipality ഇലാണ് വർക്കല ഉള്ളത് വർക്കല beach ഉള്ളത്. കേരളത്തില് തിരുവനന്തപുരത്താണ് വർക്കല beach ഉള്ളത്. വർക്കല താലൂക്കിലാണ് ആഹ് വർക്കല beach ഉള്ളത്. കേരത്തില് പ്ല് southern കേരളത്തില് ഏർ cliff ഉകളുള്ള അഹ് arabian sea യോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരേയൊരു beach ആണ് വർക്കല beach ആഹ് geo വർഷങ്ങളായി വർക്കല ആഹ് ജനാർദന സ്വാമീ ക്ഷേത്രത്തിന് വളരെയധികം famous ആണ്. അതുപോലെ ഒത്തിരി ആഹ് ഒത്തിര അഹ് എന്താ പറയാ ഒത്തിരി tourist destination ങ്ങൾ അവിടെ visit ചെയ്യാനായിട്ടുണ്ട് വർക്കല എന്ന് പറയുന്ന beach മാത്രമായിട്ട് നമ്മുക്ക് ചുരുക്കാൻ പറ്റുന്ന ഒരു area അല്ല. വർക്കല beach നമ്മുക്ക് access എയ്യാൻ പറ്റുന്നത് trivandrum international airport ന്ന്‌ നാപ്പത് kilo metre അകലെയാണ് അപ്പൊ ആർക്കെങ്കിലും അഹ് കേരളത്തിന് പുറത്തുനിന്ന് travel ചെയ്യാൻ യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ air മാർഗം വരാവുന്നതാണ് അല്ലെങ്കിൽ വർക്കല railway station ഓ വളരെയധികം അടുത്താണ് കെ എറണാകുളം ഏർ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് വരുന്ന ഒരു orientation ആണ് അത് മാത്രല്ല ഏറ്റും കൂടുതല് busy ആയിട്ടുള്ള എറ്റും കൂടുതല് revenue എയ്യുന്ന ഒരു railway station ഉകളിൽ ഒന്നാണ് വർക്കല railway station. road മാർഗവും എത്താവുന്നതാണ് ഏർ പിന്നെ ഏർ വെള്ളം മാർഗവും ഏർ വർക്കല tunnel ഉണ്ട്. അത് അധികം ആൾക്കാർ അധികം ഉപയോഗിച്ച് കേട്ടിട്ടില്ല ഏർ rail മാർഗമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ എത്തുന്നത് വൾ ആഹ് വർക്കല famous ആവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്

വർക്കല beach ഉകൾക്കും അതുപോലെതന്നെ ഈ പാപ പാപപരിഹാരത്തിനായ് അല്ലെങ്കിൽ പാപനാശത്തിന്‌ വേണ്ടിയിട്ട് ആളുകള് വെരും ചെയ്യുന്നതും കാണാം. പിന്നെ അതിന് അടുത്തയിട്ടുള്ള പലതരം ഏർ പലതരം tourist destination ഉകൾ ഉള്ളത് ചെല kappil lake ആണ് kappil lake ആണ് അടുത്തുള്ളത്. പിന്ന അഞ്ചുതെങ്ങ് അഹ് കോട്ടയുണ്ട് വർക്കല തണലുണ്ട് പിന്ന അവിടെ ഒത്തിരി

അവിടെ എത്തിചേരുന്നൊരു സ്ഥലമാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് പാപനാശ beach ന് beach നെ face എയ്‌തിട്ട് ഇരിക്കുന്നതാണ് അവിടെ വന്ന് ആളുകൾ ഈ ഏർ നമ്മള് ഇന്ദ്രാ നദിനെപ്പറ്റി പറയുന്നത് പോലെ പാപനാശത്തിൽ വന്ന് ഒത്തിരി ഭക്തർ സ്നാനമയിയ്റ്റ്‌ പോകാറുണ്ട് ആ അവിടെ അങ്ങനെ സ്നാനമെയ് ചെയ്യുന്നത് അവിടുത്തെ വെള്ളം വളരെ പരിശുദ്ധമാണെന്നും നമ്മൾടെ പാപങ്ങളെ കഴുകാൻ ഏർ അല്ലെങ്കിൽ പാപങ്ങളിൽനിന്നും മുക്തി നേടാനായിട്ട് പറ്റിയെ സ്ഥലമാണ് പാപനാശം എന്നാണ് പറയുന്നത് അവിടെത്തന്നെ ഏർ അവിടെ പണ്ട് ഏർ പണ്ട് dutch ഏർ കപ് കച്ചോടക്കാർ വന്നപ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോയ അവിടെ വെച്ചിട്ട് പോയ ഒരു വല്യ bell അവിടെ സ്ഥാപിച്ചു ഒരു വല്യ മണിച്ചെണ്ട്‌ അത് പോലെത്തന്നെ ശിവഗിരി മഠം വളരെ famous ആയിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുവിനു ഉള്ള ഏർ അദ്ദേഹത്തിന്റെ ശിവഗിരി മഠം വളരെ famous ആണ്. അത് അത് അഹ് ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശിവഗിരി മഠം

visit എയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ശിവഗിരി മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് വർക്കലയില് നമുക്കത് ചെന്നാല് കാണാൻ കഴിയുന്നത് അത് ശിവഗിരി മഠം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മ സംഘം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ head quaters കൂടെയാണ് ശിവഗിരി മഠം ശിവ ആഹ് നമ്മള് ശ്രീനാരായണ ഗുരുവിനെപ്പറ്റി പറയാനെങ്കിൽ കേരളത്തിലെ മത

സമാധീ ദിവസം ആഹ് അദ്ദേഹത്തിന്റെ ഗുരു ആയിട്ടുള്ള ഗുരുദേവ ജയന്തിയുടെ ഗുരുദേവജയന്തിയാണ് അദ്ദേഹത്തിന്റെ birthday ആയിട്ട് ആഘോഷിക്കുന്നത് അത് august september കാലങ്ങൾലാണ് ഇണ്ടാകുന്നത് ആ സമയത്ത് ഒത്തിരി ഏർ public meeting കള് cultural show കളുമൊക്കെ അവിടെ നടത്താറുണ്ട്. അവിടെ നടത്തുന്ന വിവാഹങ്ങൾക്കൊരു പ്രത്യേകത ഇണ്ട് മതാചാരങ്ങളിൽ നിന്ന് മാറിനടന്ന്‌ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന പലരും അവിടെ വരാറുണ്ട്. പിന്നെ അടുത്ത അവിടെ അടുത്തായിട്ടുള്ളത് പനയാരത്ത്‌ തൃപ്പൂർകോട്ട കാവ് ഭഗവതി അമ്പലം അവിടെയുണ്ട്. അത് ഒന്ന് കേരളത്തില് വളരെ famous ആയിട്ടുള്ള ഒരു ദേവി അമ്പലമാണ്

അതും അകെ ആഹ് ചെറിയൻകീഴ് അഹ് വർക്കലായിന്ന് കുറച്ച് മാറി ആണെങ്കിലും അവിടുത്തെ കാളിയൂട്ട് festival കാളിയൂട്ട് ഉത്സവം വളരെ famous ആണ് march ല് കുംഭമാസത്തില് നടക്കുന്ന festival അതുപോലെ കടവിൽ കടുവയിൽ ജുമാ masjid അവിടെ വളരെ famous ആയിട്ടുള്ള നയ NHfourty seven ല് സ്ഥാപിച്ചിട്ടുള്ള കല്ലമ്പലത്തിനും ആറ്റിങ്ങലിനും ഇടയിലുള്ള സുന്നീ അഹ് വിഭാഗം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആഹ് mosque ആണത് കടുവയിൽ ജുമാ masjid അവിടെയുള്ള ആചാരം അവിടെ വളരെ ഏർ അവിടെ ഒത്തിരി ഭക്തജനങ്ങൾ വരാറുണ്ട് മത വർണമത വ്യത്യാസങ്ങൾ കണക്കിടാതെ പലരും വന്ന്‌ പോകാറുണ്ട്. അത് വഴി യാത്ര ചെയ്യുന്ന സ്ഥാലത്ത് സമയത്ത് നമ്മുക്ക് പല ആൾക്കാരും ജാതി നോക്കാതെ അവിടേക്ക് കാണിക്കയർപ്പിക്കുന്നത് ഒക്കെ നമ്മുക്ക് കാണാൻ സാധിക്കും അത് ഒക്കെ അത് വളരെ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം കാണുന്നൊരു ആഹ് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആഹ് ജാതിമത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്‌ അത് പോലെത്തന്നെ വർക്കല beach നേപ്പറ്റി വീണ്ടും സംസാരിക്കയാണെങ്കിൽ വളരെ beautiful ആയിട്ടുള്ള പോലെ ആയിട്ടുള്ള ഒരു place ആണ് വർക്കല beach ആ അയിന് അടുത്ത് തന്നെ ഇടവ beach ഉണ്ട് അതേറെയും വളരെ മനോഹരമായ beach ഉകളുണ്ട് ഏർ അവിടെ പലപല activities നമ്മുക്ക് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ചു metre യിലാണ് northern cliff ആയിട്ട് അത് ഉള്ളത്. ഏർ അത് ഭയങ്കര beautiful ആണ് എല്ലാരും lifetime ഇൽ ഒരു പ്രാവശ്യം എങ്കിലും visit ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പലതരം water sport activities അവിടെ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് ആഹ് അതായത് parasailing ഉം para gliding ഉമൊക്കെ available ആണ്. നമ്മുക്ക് ഇപ്പോ ഗോവ പോലുള്ള സ്ഥലങ്ങൾ നമ്മുക്ക് ഉ പെട്ടെന്ന് പോവാൻ സാധിച്ചില്ലെങ്കില് ഇങ്ങനത്തെ destinations നമ്മുക്ക് കൊറച്ചൂടെ affordable ഉം കൊറച്ചൂടെ accessible ഉമായിട്ട് അതായത് നമ്മുക്ക് അതികം കാശ് spend എയ്യാതെ ഒരു യാത്ര അധികം നമ്മൾടെ കേരളത്തില് ഏത് സ്ഥലത്തിനും ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നമ്മുക്ക് access എയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വർക്കല അപ്പൊ അങ്ങനെ ഒരു സ്ഥലം എല്ലാവരും സ്വന്തമായൊരു tour travel guide ഇന്റെയോ ഒന്നു ആവശ്യം ഇല്ലാതെ നമ്മുക്ക് ഒറ്റക്ക് travel എയ്ത എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് ഒത്തിരി hotel ഉകളും beach ഉകളും എല്ലാം അവിടെയുണ്ട് നമ്മുക്ക് താമസിക്കാൻ അവിടെ ചെന്നാൽ ഒരു ബുദ്ധിമുട്ടും എന്നാണ് എന്റെ ഒരു personal experience ഇൽനിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്ന വർക്കല ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ആഹാരം available ആണ്. ഏത് തരം ആൾക്കാർക്കും അനുയോജ്യരായിട്ടുള്ള food അവിടെ available ആണ്. ഏറ്റവും നല്ല സമയം summer summer ഇലൊക്കെ നല്ല ചൂടാണ് അപ്പൊ അതുകൊണ്ട് ഒരു ആഹ് june july june ശേഷം അല്ലെങ്കില് september ന് ഇടയിൽ പോവുന്നതാണ് നല്ലത്. ഏർ അപ്പൊ വല്യ തെരക്കില്ലാതെ പോയി വന്ന്

ഭംഗി നഷ്ടപ്പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ വർക്കല ഒരു പരിധിവരെ ഇപ്പോഴും സുന്ദരമായും ഭംഗിയായും ഉണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഒത്തിരി beach resort ഉകൾ ഒത്തിരി homestay കളുണ്ട് hotel കളുണ്ട് affordable ആയി നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഉം available ആണ്. അ അല്ല കൊറച്ച് മാറി air b n b കളും oyo കളും എല്ലാം available ആണ്. ആ പിന്ന അവിടെ ഉള്ളത്ന്ന്‌ പറഞ്ഞ അത് നല്ല അതിമനോഹരമായ beach കളാണ് നമ്മുക്ക് മീൻ പിടിക്കുന്ന കാഴ്ചകൾ അവിടെ കാണാൻ സാധിക്കും ഒരു കുഞ്ഞി സ്വർഗം പോലെ നമുക്കതിനെ കരുതാൻ പറ്റും ഒത്തിരി yoga mat ഉകൾ വിക്കുന്ന സ്ഥലങ്ങൾ നമ്മുക്ക് കാണാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും yoga mat ഉകൾ വിൽപ്പനയ്ക്ക് എന്നുള്ള പിന്നെ silver jewellery വാങ്ങാൻ കയ്യും cotton തുണികൾ വാങ്ങാൻ പറ്റും ayurvedic spa കൾക്ക് വളരെ famous ആണ് വർക്കല വർക്കളയില് ഒത്തിരി വർക്കല beach നോട് സമീപം ഒത്തിരി ഏർ ആയുർവേദ spa കളുണ്ട് ഒത്തിരി ആയുർവേദ ആൾ doctor മാർ വന്ന് അവരെ സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. foreigners നെ attract എയ്യാൻ ജർമനിയിൽ നിന്നും മറ്റു ഒത്തിരി foreigners എല്ലാ വർഷവും ഇവിടുത്തെ spa കളും ഇവിടുത്തെ beach ഉമെല്ലാം enjoy ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നാ പിന്ന affordable ആണ്. clean ആണ് ഏർ എന്താ പറയാ വർക്കല വരുന്നത് പിന്നെ പറയാനുള്ളത്ന്ന്‌ വെച്ചാല് വർക്കലയ്ക്ക് അടുത്ത് തന്നെ വേറെ മനോഹരമായ beach ഉകളുണ്ട്. അഹ് അധികം കേരള സർക്കാരോ അല്ലെങ്കിൽ കേരളം tourism department ഉം അധികം promote എയ്യാത്തൊരു സ്ഥലമായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നാറുള്ളത് കോവളവും മൂന്നാറും തേക്കടിയൊക്കെ ഏർ promote എയ്യപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അതിന് മേലെ promote എയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് പോലും എന്ത് കൊണ്ടോ ഇപ്പഴും അധികം famous ആയിട്ടുള്ള ഒരു സ്ഥലമായി അത് മാറിയിട്ടില്ല atleast കേരളത്തിൽ ഉള്ളവർ പൊ പോലും അധികം അറിയില്ല പക്ഷെ എന്നാലും ലക്ഷക്കണക്കിന് ആൾക്കാര് എല്ലാ വർഷവും വർക്കല visit എയ്യാനായിട്ട് ജര്മനിയിന്നും ഫ്രാൻസിന്നും ഇറ്റലിനുമൊക്കെ വരുന്നുണ്ടെന്നാണ് അവിടെയുള്ള ആയുർവേദ spa കൾ നടത്തുന്നവർ പറയുന്നത് ഈ സ്ഥലത്തിനോട് സ്നേഹം തോന്നിയിട്ട് വർക്കലയിൽ വന്ന്‌ settle ആയിട്ടുള്ള പല foreigners നെയും നമ്മുക്ക് അവിടെ കാണാൻ സാധിക്കും

pitch ൻറെ രണ്ടറ്റങ്ങളിലുമായി കാണുന്ന രണ്ട് കൂട്ടം മൂന്ന് മരക്കമ്പുകളാണ് wicket കൾ. രണ്ട് വെളുത്ത രേഖകളാണ് greece കൾ. രണ്ടായിരത്തി അഞ്ചു ജനുവരിയിൽ ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന test മത്സരത്തിൽ നിന്ന് വലതുവശത്തായി ക് കറുത്ത trouser കൾ ധരിച്ചു നിൽക്കുന്നവരാണ് umpire മാർ test ക്രിക്കറ്റ് first class ക്രിക്കറ്റ് club ക്രിക്കറ്റ് എന്നിവയിൽ പാരമ്പരാഗതമായ വെളുത്ത uniform ഉം ചുവന്ന cricket ball കളുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ professional ഏകദിന ക്രിക്കറ്റിലെ പല നിറങ്ങളിലുള്ള uniform കളും വെളുത്ത പന്തുകളുമാണ് ഉപയോഗിക്കാറുള്ളത്. മെൽബൺ cricket ground ൽ മെൽബൺ ക്രിക്കറ്റ് ground ൽ ഒരിക്കൽ ഇന്ത്യയും ഓസ്‌ട്രേലിയയും തമ്മിൽ നടന്ന ഏകദിന മത്സരത്തിൽ നിന്ന് australian batsman മാർ മഞ്ഞ വസ്ത്രങ്ങളും field ചെയ്യുന്ന indian കളിക്കാർ നീല വസ്ത്രങ്ങളും ധരി ധരിച്ചിരുന്നു റോസ്‌ബോൾ stadium ത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിൽ നടന്ന ഒരു അന്താരാഷ്ട്ര twenty twenty മത്സരത്തിൻറെ മത്സരത്തിൽ സാധാരണയായി സന്ധ്യാ സമയത്ത് തുടങ്ങുകയും രണ്ടര മുതൽ മൂന്ന് മണിക്കൂറിൽ അധികം അവസാനിക്കുകയും ചെയ്യുന്ന കളിയായിരുന്നു. പതിനൊന്ന് പേർ വീതമുള്ള രണ്ട് team കൾ കളിക്കുന്ന സംഗായിക വിനോദമാണ് ക്രിക്കറ്റ് bat ഉം ball ഉം ഉപയോഗിച്ചുള്ള ഈ കളി british കാരാണ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ common wealth രാജ്യങ്ങളിലായി ക്രിക്കറ്റിനും പ്രചാരമുള്ളത്. വൃത്താകൃതിയിലുള്ള പുൽ മൈതാനങ്ങളുമായ മൈതാനങ്ങളാണോ ക്രിക്കറ്റ് കളിക്കുവാൻ ഉപയോഗിക്കുന്നത്. മൈതാനത്തിന്റെ ഒത്ത നടുക്ക് ഇരുപതെ point ഇരുപത് point പന്ത്രണ്ട് meter ൽ തീർ തീർത്ത ചതുരാകൃതിയിലുള്ള pitch ആണ് കളിയുടെ കേന്ദ്രം pitch ൻറെ രണ്ടറ്റത്തും തടി കൊണ്ടുള്ള മൂന്ന് വീതം കോലുകൾ സ്ഥാപിച്ചിരിക്കും. ഈ കോലുകളെ wicket എന്ന് വിളിക്കുന്നു. കളിയിൽ മൊത്തം ഇരുപത്രണ്ട് പേരുണ്ടെങ്കിലും football ൽ വ്യത്യസ്തമായ കളിക്കളത്തിൽ ഒരേ സമയം പതിമൂന്ന് പേരെ കാണുകയുള്ളൂ. fielding team ലെ പതിനൊന്ന് പേരും batting team ലെ രണ്ട് പേരും batting team ലെ പ്രധാന batsman നിലയുറപ്പിക്കുന്ന wicket ലേക്ക് fielding team ൻറെ bowler pitch ൻറെ മറുവശത്തു നിന്നും പന്തെറിയുന്നു batsman പന്ത് പന്തടിച്ചു കേറ്റി ശേഷം എതിർ team അംഗങ്ങൾ പന്ത് തിരികെ എത്തിക്കും വരെ സാ batsman ക്കും pitch ൻറെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഓടുന്നു. ഇങ്ങനെ ഓടി നേടുന്നതിന് batsman നേടുന്ന score ന് run എന്ന് പറയുന്നു. batsman നെ കീഴടക്കി bowler ഉടെ പന്ത് wicket ൽ പതിക്കുകയോ batsman അടിക്കുന്ന പന്ത് നിലം തൊടുന്നതിന് മുമ്പ് എതിർ team അംഗങ്ങൾ പിടിക്കുകയോ ചെയ്താൽ batsman പുറത്താകുന്നു. പുറത്താകുന്ന batsman പകരം അടുത്തയാളത്തെ പ്രകാരം batting team ലെ പത്ത് batsman മാർ പുറത്താവുമ്പോൾ അതായത് ഏകദിന ക്രിക്കറ്റിൽ ഇത് വ്യത്യസ്തമാണ്. അടുത്ത team ൻറെ ഊഴം എത്തുന്നു. ഏറ്റവും അധികം runs നേടുന്ന team കളിയിൽ ജയിക്കുന്നു. ഇത്രയുമാണ് ക്രിക്കറ്റ് കളിയുടെ രക്തചുരുക്കം എന്ന് പറയുന്നത്. സാങ്കേതികമായ വിശദാംശങ്ങൾ ഈ ലേഖനത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കാണാൻ കഴിയുന്നതാണ്. പ്രധാനമായും രണ്ട്‌ തരത്തിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ് പ്രചാരണത്തിലുള്ളത് അഞ്ചു ദിവസം നീണ്ട് നിൽക്കുന്ന test ക്രിക്കറ്റ് മത്സരങ്ങളും

ചിലവയിൽ മാത്രമേ ഈ കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളു. ക്രിക്കറ്റിന്റെ ജനപ്രീതിക്ക് വിഗാതമാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട്. പ്രധാനമായും മത്സരം ഒന്നോ അതിലധികമോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നതാണ് football ആകട്ടെ ഒന്നര മണിക്കൂറിൽ മത്സരം അവസാനിക്കുന്നു. ഇതര കായിക വിനോദങ്ങളിൽ അപേക്ഷിച്ച് ക്രിക്കറ്റിൻറെ നിയമങ്ങൾ സംഗീർണമാണെന്ന് പറയാം. കളിക്കാരുടെ കായിക ക്ഷമതയേക്കാൾ സാങ്കേതിക മികവാണ് ക്രിക്കറ്റിൽ പ്രാധാന്യം ഉള്ളത്. ക്രിക്കറ്റിൻറെ ജനപ്രീതി ഉയർത്താൻ twenty twenty ക്രിക്കറ്റ് പോലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറാറുണ്ട്. അതിൻറെ മത്സരം ഒരു ക്രിക്കറ്റ് bat ൻറെ മുൻവശവും പിൻവശവും ആയിരിക്കും ഒരു കി ക്രിക്കറ്റ് ball എന്ന ചുവന്ന നിറത്തിലുള്ള ഇത്തരം പന്തുകളെ സാധാരണയായി test മത്സരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഏകദിന മത്സരങ്ങളിൽ വെളുത്ത പന്തും ഉപയോഗിക്കാറുണ്ട് test ക്രിക്കറ്റിൽ നമ്മൾ red പന്ത് അതായത് ചുവന്ന പന്തും ഉപയോഗിക്കും അല്ലാത്ത ഏകദിനം twenty twenty മത്സരങ്ങളിൽ നമ്മൾ വെളുത്ത പന്തുമാണ് ഉപയോഗിക്കാറുള്ളത്.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 രണ്ടാമത് bat ചെയ്യുന്ന team എതിർ team നേടിയ runs നേക്കാൾ കുറവാണ് നേടിയതെങ്കിൽ അവർ അത്രയും runs ന് തോറ്റു എന്ന് പറയാം അല്ലെങ്കിൽ ആദ്യം bat ചെയ്ത team അത്രയും runs ന് ജയിച്ചു. ഒരു team രണ്ട് innings കൾ കളിക്കുന്ന test മത്സരങ്ങളിൽ രണ്ടാമത് bat ചെയ്ത team രണ്ട് innings കൾ bat ചെയ്തിട്ടും ആദ്യത്തെ team ന്റെ ഒന്നാം innings ലെ score ന് ഒപ്പമെത്തിയില്ലെങ്കിൽ ആദ്യ team പിന്നീട് bat ചെയ്യേണ്ടതില്ല. അവർ innings നും അത്രയും runs നും ജയിച്ചു എന്നതാണ് test ക്രിക്കറ്റിൽ നമ്മൾ കണക്കാക്കാറുള്ളത്. രണ്ടാമത് bat ചെയ്യുന്ന team ആദ്യ ടി ആദ്യത്തെ team ൻറെ അതേ score ആണോ നേടിയതെങ്കിൽ മത്സരം tie ആയി അതായത് സമനില എന്നാണ് പറയുന്നത്. ഇത് വ ഇത് വളരെ വിരളമായ സം സംഭവിക്കാറേ ഉള്ളൂ. രണ്ടാമത് bat ചെയ്യുന്ന team ആദ്യത്തെ team നേക്കാൾ score നേടി കളിയവസാനിക്കുമ്പോൾ എത്ര wicket കൾ അതായത് batsman എത്ര ശേഷിക്കുന്നുവോ അത്രയും wicket കൾക്ക് ജയിച്ചു എന്ന് പറയും. ഇരു team കളും ലക്ഷ്യം നേടുന്നതിന് മുമ്പേ മത്സരം അവസാനിച്ചു എങ്കിൽ പ്രസ്തുത മത്സരം സമനിലയിൽ അവസാനിച്ചു എന്നാണ് പറയാറുള്ളത്.

അതായത് നമ്മൾ ഏകദിനം കളിക്കുകയാണെങ്കിൽ അത് under over ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത് twenty twenty ആകട്ടെ ഇരുപത് over ഉം. എന്നിങ്ങനെ നിയന്ത്രിത over മത്സരങ്ങളാണ് ഇപ്രകാരം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ over ലും ആറു പന്തുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു over കളിക്കുക എന്ന് വെച്ചയ്‌നാൽ അതിൽ ആറു പന്തുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള മത്സരങ്ങൾ നിശ്ചിത over കളിൽ രണ്ടാമത്തെ team ആദ്യ team നേടിയ score നേക്കാൾ അധികം runs നേടുമ്പോൾ ആ team വിജയിച്ചിരിക്കുന്നു. നിശ്ചിത over കൾ തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ team ലക്ഷ്യം നേടുകയോ എല്ലാവരും പുറത്താവുകയോ ചെയ്യുമ്പോൾ ആദ്യ team വിജയിക്കുന്നു. score തുല്യമാവുകയും over ഓ wicket ഓ തീരുകയും ചെയ്യുകയാണെങ്കിൽ ഇരു team ഉം tie പ്ര പ്രവചിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ പുതുക്കിയ നിയമം അനുസ super over super over രീതികളിൽ വിജയികളെ നിശ്ചയിക്കുന്ന അതായത് last ഒരു over ൽ രണ്ട് team നു ചെയ്യാൻ കൊടുക്കുന്നു നമ്മൾ. ആ കൊടുക്കുന്ന team ൽ ആരാണോ first കൂടുതൽ runs എ എടുത്ത് അതെ ഏർ അതായത് രണ്ടാമത്തെ team ആ ലക്ഷ്യം നേടുകയാണെങ്കിൽ ആ team ജയിക്കും നേടിയിട്ടില്ല എങ്കിൽ ആ team തോൽക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് കളി കണക്കാക്കുന്നത്. പിന്നെ ക്രിക്കറ്റിൻറെ നിയമങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രധാനമായി ഏർ നാല്പത്രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടി ആലോചിച്ച് മേരിലഗോൺ ക്രിക്കറ്റ് club ആണ് പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയത് ചില പ്രത്യേക സാഹചര്യങ്ങൾ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ നിയമങ്ങൾ പരിഷ്‌ക്കരിക്കുകയോ ചെയ്യുമെങ്കിലും ക്രിക്കറ്റ് കളിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ നാല്പത്രണ്ട് നിയമങ്ങൾ തന്നെയാണ്. കളിക്കാരും കളി നിയന്ത്രിക്കുന്നവരും അതായത് കളിക്കാർ ഒരു team ൽ പതിനൊന്ന് അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കളിക്കാരന്റെ കഴിവ് അനുസരിച്ച് batsman എന്നോ bowler മാരെന്നോ വേർതിരിക്കുന്നു. സന്തുലിതമായ ഒരു team ൽ സാധാരണയായി അഞ്ചോ ആറോ batting പ്രതിഭകളും നാലോ അഞ്ചോ bowling പ്രതിഭകളുമായുരി പ്രതിഭകളുമായിരിക്കും ഉണ്ടായിരിക്കുക. മിക്കവാറും team കൾ wicket നു പിന്നിലുള്ള fielding സ്ഥാനത്തേക്ക് പ്രത്യേക കഴിവുള്ള ഒരാളെ അതായത് wicket keeper എ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും batting ലും bowling ലും ഒരേ പോലെ ശോഭിക്കാനുള്ള കളിക്കാരെ നമ്മൾ all rounder മാർ എന്ന് വിളിക്കുന്നു അതായത് batting ലും bowling ലും നല്ല കാഴ്ച വെക്കുന്നവരെ നമ്മൾ all rounder മാർ എന്ന് ആണ് വിളിക്കുന്നത് all rounder മാർ team ന്റെ ഒരു വിജയ ശില്പിയായ് തന്നെ നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റിൻറെ അടുത്ത നിയമമാണ് umpire മാർ ഒരു ക്രിക്കറ്റ് ആവുമ്പോൾ ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്നവരെ നമ്മൾ umpire മാർ എന്ന് വിളിക്കുന്നു കളിക്കളത്തിലുള്ള രണ്ട്‌ umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത് ഇവരിൽ പ്രധാനി ball ചെയ്യുന്ന wicket നു പിന്നിലായി നിലയുറപ്പിക്കും. പ്രധാന തീരുമാനങ്ങൾ അങ് എല്ലാം ഈ സ്ഥാനത്തു നിൽക്കുന്ന umpire ആയിരിക്കും സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ umpire square leg എന്നറിയപ്പെടുന്ന fielding സ്ഥാനത്തിന് സമീപം നിലയുറപ്പിക്കും batsman ൻറെ നീക്കങ്ങൾ ഒരു വശത്തു നിന്ന് നിരീക്ഷിക്കുന്നതാണ് ഈ സ്ഥാനം ഉപയോഗിക്കുന്നവ യാളുടെ job പണി എന്ന് പറയുന്നത് പ്രധാന മത്സരങ്ങളിൽ ഈ രണ്ട് പേർക്ക് പുറമെ കളിക്കളത്തിന് പുറത്തും ഒരു umpire ഉണ്ടായിരിക്കും ഈ മൂന്നാം umpire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 മൂന്നാം umpire എ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് umpire മാർക്ക് പുറമെ രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു match referee യും ഉണ്ടായിരിക്കും. മത്സരം ക്രിക്കറ്റ് നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് മുന്നേറുന്നത് എന്ന് വലിയ വിലയിരു വിലയിരുത്തലുകളാണ് match referee യുടെ ധൗത്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കളിയുടെ score കളികളുടെ ഭാഗമായി രണ്ട് score മാർ ഉണ്ടായിരിക്കണം മിക്കവാറും ഓരോ team ഉം ഓരോ score ർമാരെ നൽകുകയാണ് പതിവ് കളികൾക്കിടയിൽ score ചെയ്യപ്പെടുന്ന run കളും wicket കളും ball ചെയ്ത over കളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിലാണ് ഇവരുടെ ദൗത്യം

സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ഉന്നമനത്തിന്റെ ഒരു കാലഘട്ടത്തെ സാമ്പത്തിക അധഃപതനത്തിന്റെ അധംപതനത്തിന്റെ കാലഘട്ടം അനുഗമിക്കുക പതിവാണ്. ഒരു തിരമാല പോലെ ക്രമമായ ഇടവേളയോടു കൂടി ഉയർന്നും താണുമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ business ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു സമൃദ്ധിയുടെയും അധംപതനത്തിന്റെയും ഘട്ടങ്ങളിലൂടെ കടന്ന്പോവുന്ന business ന്റെ പ്രക്രിയയാണ് business ചക്രം സമൃദ്ധിയും താഴ്ചയും പൊതുവെയുള്ള രണ്ട് ഘട്ടങ്ങളാണ് ഈ ചലനം ഘടികാരത്തിന്റെ ആട്ടം പോലെയാണ് താഴ്ചയിലേക്കും ഉയർച്ചയിലേക്കും സമൃദ്ധിയുടെ കാലത്ത് തന്നെ താഴ്ചയുടെ വിത്ത് വിതക്കപ്പെടുന്നു. താഴ്ച അടിത്തട്ടിലെത്തുമ്പോൾ വീണ്ടെടുക്കൽ പ്രക്രിയ ആരംഭിക്കുകയും താമസിയാതെ അഭിവൃദ്ധിയിലേക്ക് ക കുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അധികം താമസിയാതെ അഭിവൃദ്ധിയിൽ നിന്നും ഒരു പിൻവാങ്ങൽ ഉണ്ടാവുകയും അത് താഴ്ചയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു വീണ്ടെടുക്കൽ അഭിവൃദ്ധി മാന്ദ്യം താഴ്ച എന്നീ നാല് ഘട്ടങ്ങൾ ചേർന്നതാണ് business ചക്രങ്ങൾ. തീരുമാനങ്ങൾ ഈ ഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇവ സാമ്പത്തിക ഘടനയെ പൊതുവെ ബാധിക്കുന്നത് കൂടാതെ വ്യക്തിഗത സ്ഥാപനങ്ങളെയും സ്വാധീനിക്കുന്നു. അഭിവൃദ്ധിയുടെ ഘട്ടത്തിൽ business പുരോഗമിക്കുന്നു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 ഘട്ടങ്ങളെ വിലയി വിലയിരുത്തുന്നു. ഇതുമൂലം മുന്നിലുള്ള സാധ്യതകളെ മുതലെടുക്കുന്നതിനും നഷ്ട സാധ്യതകൾ ഒഴിവാക്കുന്നതിനും സ്വ സാധിക്കുന്നു. ഒരു business ചക്രത്തിന്റെ ഘട്ടങ്ങൾ ഒന്ന് അഭിവൃദ്ധി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 പുതിയ machine ഉകൾ ഉപയോഗിക്കപ്പെടുന്നു ഉത്പാദന ഘടകങ്ങളുടെ വില വർധിക്കുന്നു മൂലധന വസ്തു വ്യവസായവും പുരോഗമിക്കുന്നു. ഉയർന്ന വേതനം നിരക്കിൽ പുതിയ തൊഴിലാളികൾ നിയമിക്കപ്പെടുന്നു ഉത്പാദന ഘടകങ്ങളിലൂടെ വില വർധന ഉത്പാദനത്തിന്റെ തുടർച്ചയായ വില വർധനയ്ക്ക് കാരണമാകുന്നു. നിശ്ചിത വരുമാനമുള്ള ആളുകൾക്ക് വില വർധനയുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കാതെ വരുന്നു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 സാമ്പത്തികത വളർച്ച പാരമ്യത്തിൽ ബിന്ദുവിൽ എത്തി കഴിഞ്ഞാൽ ഗതിക്ക് വ്യത്യാസമുണ്ടാവുന്നു. ചോദനത്തിന് താഴോട്ടുള്ള പ്രവണത കാണപ്പെടുന്നു ഇത് മനസ്സിലാക്കാതെ ഉത്പാദകർ കൂടുതൽ ഉത്പാദിപ്പിക്കുകയും പ്രധാനം ചോദനത്തേക്കാൾ കൂടുതലായിരിക്കും ചെയ്യുന്നു കൂടുതലാക്കുകയും ചെയ്യുന്നു

bank വായ്പകൾ തിരിച്ചടക്കാൻ നിർബന്ധിക്കുന്നു നിക്ഷേപം ഇല്ലാതാവുകയും തൊഴിലില്ലായ്മ വർധിക്കുകയും ചെയ്യുന്നു പണത്തിനുള്ള ആവശ്യം വർധിക്കുന്നു കൂടുത കൂടുതൽ വിലയിടിവ് പ്രതീക്ഷിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ ഉപഭോഗം മാറ്റിവെക്കുന്നു stock വർധിക്കുന്നു. ചില സ്ഥാപനങ്ങൾ പാപ്പരാകുന്നു ഒരു സ്ഥാപനത്തിന്റെ തോൽവി ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളെ ബാധിക്കുന്നു ഈ ഘട്ടം പ്രതിസന്ധി എന്നറിയപ്പെടുന്നു business ന്റെ ഏറ്റവും പ്രയാസമുള്ള ഒരു ഘട്ടമാണിത് മൂന്ന് താഴ്ച ശക്തിയും മറ്റ് ഉത്പാദന ഘടകങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നത് ഈ ഘട്ടത്തിലെ സവിശേഷതയാണ് ഉത്പാദനത്തേക്കാൾ വേഗത്തിൽ ചോദനം താഴേക്ക് പോവുന്നു. ചിലവായ തുക പോലും കിട്ടാത്ത രീതിയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഉത്പന്നങ്ങൾ വിൽക്കുവാൻ ഉത്പാദകർ പ്രേരിപ്പിക്കപ്പെടുന്നു. ഉത്പാദക വസ്തുക്കളും ഉപഭോഗൃത വസ്തുക്കളും നിർമ്മിക്കുന്നവർ ഉത്പാദനം കുറയ്ക്കുന്നു.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 കടം തീർക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങൾ അടച്ച് പൂട്ടുന്നു ഓഹരികളുടെയും security കളുടെയും വിലയിടിയുന്നു നിരാശാബോധം സാമ്പത്തികതയെ ഭരിക്കുന്നു സാമ്പത്തിക പ്രവർത്തനം അടിത്തട്ടിലെത്തുന്നു നാല് വീണ്ടെടുക്കൽ അഥവാ recovery വീഴ്ചയുടെ ഘട്ടം അനിശ്ചിതമായി തുടരുന്നില്ല വീണ്ടെടുപ്പിന്റെ വിത്ത് അതിലുണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ തൊഴിലാളികൾ തയ്യാറാകുന്നു കുറഞ്ഞ വില ആയതിനാൽ ഉപഭോഗം വർധിക്കുന്നു കുറഞ്ഞ നിരക്കിൽ കടം കൊടുക്കാൻ bank ഉകൾ തയ്യാറാവുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നു നിക്ഷേപം പുനരാരംഭിക്കുന്നു തൊഴിലാളികൾ പ്രവർത്തനവും ഉത്പാദനവും ക്രമമായി വർധിപ്പിക്കുന്നു. വരുമാന വർധനക്കൊപ്പം ചോദനവും വർധിക്കുന്നു. ഓഹരി വിപണി സജീവമാകുന്നു business കാരിൽ ശുഭാപ്‌തി വിശ്വാസം ഉടലെടുക്കുന്നു bank വായ്പയും കടം വാങ്ങലും വർധിക്കുന്നു. വീഴ്ചയുടെ അടിത്തട്ടിൽ നിന്നും business വീണ്ടെടുപ്പ് ഘട്ടത്തിലേക്ക് ഉയരുന്നു business ചക്രത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് ചക്രം സമകാലീനമാണ് എല്ലാ വ്യവസായങ്ങളിലും ഉയർച്ച താഴ്ച്ചകൾ ഏതാണ്ട് ഒരേ സമയത്ത് സംഭവിക്കുന്നു. ഒരു സ്ഥാപനത്തിലെ നിം ന്യൂനത പ്രവണത മറ്റ് സ്ഥാപനങ്ങളെയും ബാധിക്കുന്നു. ഒരു വ്യവസായം അഭിവൃദ്ധി പാ പ്രാപിക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നു. ജോലിക്കാരുടെ വരുമാനം വർധിക്കുന്നു

അഭിവൃദ്ധിയുടെയും അധംപതനത്തിന്റെയും കാലഘട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി business ചക്രത്തിൽ കാണപ്പെടുന്നു. ചാക്രിക ഉയർച്ച താഴ്ചകൾ ആവർത്തന സ്വഭാവമുള്ളതാണ് മൂന്ന് നാല് business ചക്രങ്ങൾ കൂടി വരുന്നതും സ്വയം ശക്തീകരിക്കുന്നതുമാണ്. ഒരോ ഘട്ടവും മറിച്ച് ഒരു നീക്കം ഉണ്ടാവുന്നത് വരെ വർധിച്ചു കൊണ്ടിരിക്കും. അഞ്ച് സമൃദ്ധിയായാലും അധംപതനമായാലും അത് നിത്യമായി തുടരുന്നില്ല. ഓരോ ഘട്ടത്തിലും മറ്റേ ഘട്ടത്തിലേക്ക് നീങ്ങുവാനുള്ള ബീജം അടങ്ങിയിരിക്കുന്നു. അഭിവൃദ്ധി അതിന്റെ

ഇതിന്റെ ഫലം അന്താരാഷ്ട്രീയവുമാണ് അന്താരാഷ്ട്ര വ്യാപാരം ഒരു രാജ്യത്തെ business അഭിവൃദ്ധിയോ താഴ്ചയോ മറ്റ് രാജ്യങ്ങളിലെ വ്യവസായങ്ങളെ ബാധിക്കുവാൻ ഇടയാക്കുന്നു ഏഴ് ഒരു പ്രതിസന്ധിയുടെ സാന്നിധ്യം ഉയർച്ചയിലേക്കുള്ള ചലനത്തെക്കാൾ ഏറെ പെട്ടെന്നുള്ളതും രൂക്ഷവുമാണ് താഴേക്കുള്ള ചലനം ഇവ ആനുപാതിക സ്വഭാവമുള്ളവയല്ല business ചക്രത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഒന്ന് സാമ്പത്തിക സിദ്ധാന്തം രണ്ട് മനഃ ശാസ്ത്ര സിദ്ധാന്തം മൂന്ന് കാലാവസ്ഥ സിദ്ധാന്തം നാല് പുതുക്കൽ സിദ്ധാന്തം

തികച്ചും പണ സംബന്ധമായ ഒരു പ്രതിഭാസമായിട്ടാണ് ഇദ്ദേഹം business ചക്രത്തെ വീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ business ചക്രത്തിന്റെ പ്രധാന കാരണം അസ്ഥിരമായ bank bank വായ്‌പ സമ്പ്രദായമാണ് രണ്ട്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 കാർഷിക രംഗത്താരംഭിച്ച് വ്യാവസായിക രംഗ് രംഗത്തേക്ക് business ചക്രങ്ങൾ നീങ്ങുന്നു എന്നാണ് ഈ സിദ്ധാന്തം അനുകൂലമായ ഒരു കാലാവസ്ഥ നല്ല ഫലവും പ്രതികൂലമായ കാലാവസ്ഥ മോശമായ വിളയും നൽകുന്നു മൂന്ന് പുതുമ സിദ്ധാന്തം business ലുള്ള പുതുമകളാണ് ചക്രങ്ങൾക്ക് കാരണം എന്നാണ് ജോസഫ് ഷൂൺ പീറ്ററുടെ പുതുമ സിദ്ധാന്തം പുതുമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ഉത്പാദന രീതി ഒരു പുതിയ ഉത്പന്നം ഒരു പുതിയ വിപണി ഒരു പുതിയ വ്യാവസായിക സംഘടന എന്നിവയാണ്. പുതിയ ഉത്പാദന സമ്പ്രദായത്തിന് പുതിയത് യന്ത്ര സംവിധാനം ആവശ്യമാണ് അത് കൂടുതൽ ചോദനവും തൊഴിലും ഉണ്ടാക്കുന്നു. മറ്റ് മത്സര സ്ഥാപനങ്ങൾ ഇതനുസരിച്ച് സമാന ഉത്പന്നങ്ങൾ കൊണ്ടുവരുന്നു ബന്ധപ്പെട്ട വ്യവസായങ്ങളും വികസിച്ച് തുടങ്ങുന്നു.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 സാമ്പത്തിക വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ചരിത്രപരമായിട്ടാണ് business ചക്രങ്ങൾ ഉടലെടുത്തത് എന്നാൽ JR ഹിക്‌സിന്റെ അഭിപ്രായം വളർച്ച സിദ്ധാന്തവും business ചക്ര സിദ്ധാന്തവും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതാണ്. ഗുണിത ഫലവും ത്വരണ ഫലവും തമ്മിലുള്ള പ്രതിപ്രവർത്തനവും ഗമന വളർച്ച മാതൃകയും ബന്ധിപ്പിച്ചാണ് ഇതോടെ ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമസ്ക്കാരം ഞാൻ പറയാൻ പോകുന്ന വിഷയം ആഹാര രീതിയും ആരോഗ്യവും. നമ്മൾ ഇന്ന് പുതിയലോകത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ തീൻ മേശയിൽ ഉണ്ട് പണ്ട് നമ്മൾ ഭക്ഷിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ നിന്നും എടുത്ത് പോകുകയും പുതിയ പല ഭക്ഷണങ്ങളും നമ്മുടെ തീൻ മേശയിലേക്ക്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 പൊടിയരിക്കഞ്ഞിയും കടുമാങ്ങ അച്ചാറും ചുട്ട പപ്പടവും നല്ല തേങ്ങാച്ചമ്മന്തിയുമായി വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ആയിരുന്നു ഈ ഭക്ഷണങ്ങൾക്ക് കൊച്ചു മക്കൾ തന്നെ വന്ന് വിളിക്കുന്നതും നോക്കി ഇരിക്കുകയായിരുന്നു ആ 'അമ്മ അപ്പോൾ അതാ വാതിൽ തുറന്ന് വേലക്കാരി വരുന്നു കയ്യിൽ ഉള്ള പാത്രത്തിൽ കണ്ട് പരിചയമില്ലാത്ത എന്തോ സാധനം 'അമ്മ അതൊന്ന് മണത്ത് നോക്കിയതിനു ശേഷം